അല്ലെ. ആ പുളി ഇങ്ങനെ ഉപ്പ് കൂട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മേലാസകലം അസ്വസ്ഥമാകുന്ന ഒരു പുളി ഒക്കെയുണ്ട് ആ ഒരു കാലഘട്ടത്തെ ഓർമിപ്പിക്കുകയാണ് ഇവിടെ പുസ്തക സഞ്ചിയിൽ കൊച്ചുനെല്ലിക്കയും പച്ചപുളിയും നമ്മുടെ ബാല്യകാല ഓർമയിലൊക്കെ നെല്ലിക്ക ഒരു പ്രധാനഘടകമാണ് അതാണ്

തിരുമുറ്റത്ത് എത്തുവാൻ മോഹം തിരുമുറ്റത്ത് ഒരു കോണിൽ നിൽക്കുന്നൊരാനെല്ലി മരമൊന്നുകുലക്കുവാൻ മോഹം കണ്ടില്ലേ നിങ്ങളു ബാല്യകാലത്തിന്റെ ഓർമകളിൽ ഒക്കെ ഒരു ഒരു നെല്ലിക്ക അല്ലെങ്കിൽ ഒരു നെല്ലിമരം ഉണ്ടാവും. അതുപോലെതന്നെയാണ് ഇവിടെയും. കൊച്ചുനെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലത്തെ കുറിച്ച് കവി ഓർക്കുകയാണ് ആരോരുമില്ല

എല്ലാവരെയും സുഹൃത്തുക്കൾ ആക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് ബാല്യമാണ്. നിഷ്കളങ്കമായ ബാല്യം. ഇതൊക്കെ ബാല്യ കാലത്തിന്റെ ഓർമ്മകളാണേ. ആ കാലം പൂക്കളം തീർത്തത് ഓർക്കുന്നു ഞാൻ നിശ്ചയം അമ്മയോടൊത്തു തന്നെ മുറ്റത്തിന് അയ്ശ്വര്യം ചാർത്തും ആ പൂക്കളോട് ഒപ്പമെന്

പൂക്കളത്തിന്റെ നടുവിൽ നിൽക്കുന്ന പുഷ്പത്തിന്റെ പേരാണ് തുമ്പ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നഗരത്തിൽ തുമ്പ മോളാകാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി തുമ്പ കാശ് കൊടുത്തു വാങ്ങുന്ന കാലം എന്നവരുംമെന്ന് അറിയിലുള്ള കാരണം തുമ്പപ്പൂവും ആഹ് ഓണവുമായി അടുത്ത ബന്ധമുണ്ട്. കാരണം മഹാബലിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്ന് തുമ്പയായിരുന്നു നിങ്ങൾ കുട്ടിക്കാലത്ത് പഠിച്ചുകാണുമല്ലേ അതൊക്കെ അല്ലേ. തുമ്പപ്പൂവ് ദേവൻ എടുത്ത് തലയിൽ ചൂടിയത് ഒക്കെ. പക്ഷെ ഇന്ന് ഇന്ന് നൂർ പൂക്കളം എടുത്ത് കഴിഞ്ഞാൽ ഒരു പൂക്കളത്തിൽ പോലും നമുക്ക് തുമ്പ കാണാൻ കഴിയില്ല എന്നതും ദൗർഭാഗ്യമാണ്. പക്ഷേ ഇവിടെ കവി പറയുന്നത് മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുന്ന പൂക്കളത്തില് ആ തുമ്പയെ പോലെ എന്റെ അമ്മയും പരിശുദ്ധിയുടെ പ്രതീകമായിരുന്നു അമ്മ തുമ്പ അമ്മയുടെ ബിംബമായി മാറുന്നു. അല്ലെങ്കിൽ അമ്മയും തുമ്പയും തമ്മിൽ ഉള്ള താരതമ്യം. ഓർത്തുവെക്കണം മക്കളെ അമ്മ ഒരു ബിംബമായി പലപ്പോഴും ഈ കവിതയിൽ വരുന്നുണ്ട്. അതിനാദ്യസൂചനയാണ് ഏത് മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുന്ന പൂക്കളോടോപ്പൊമെൻ അമ്മയും തുമ്പപോലെയാണ് എന്ന് പറയുന്നു ഇത്രയും കാലം ബാല്യകാലത്തിന്റെ സൂചനകളാണ്. ഇത്രയും പറഞ്ഞത് ബാല്യത്തിന്റെ സൂചനകളാണെന്ന് ഓർത്തുവെക്കണം. ഈ വഴികൾ തന്ന് ഏതെങ്കിലും വഴികൾ തന്നിട്ട് ഇവിടെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പറയുന്ന കാലമേതാണെന്ന് ചോതിച്ചാൽ മക്കൾക്ക് no doubt ഒരു സംശയവും ഇല്ലാതെ ബാല്യത്തെ കുറിച്ച് എഴുതാം ഇനി വരുന്ന വരികൾ ഒക്കെ കൗമാരത്തെ കുറിച്ചുള്ളതാണെന് മക്കൾ ഓർത്തുവെക്കണം കൗമാരത്തെ കുറിച്ചുള്ള വരികളാണ്. ആകുല ചിന്തകൾ ആയിരം കുന്തങ്ങൾ കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ്സു നീട്ടി തീരാപ്പകയും തിളക്കുമീ സ്നേഹവും തീയിട്ട് മനസ്സുയർത്തി ആരോടുംചേരുവാൻ ആവാതെ വിധിപോലെ ആപത്തായി മാറും കാലം മക്കള് അടിവര ഇട്ട് വെച്ചോളൂ. ഇതും നിങ്ങളോട് ഇവിടെ പരാമർശിക്കുന്ന പ്രായം എന്താണെന്ന ചോദ്യം എൺപത് ശതമാനവും ചോദിക്കും. ആരോടും ഇവിടെ കൗമാരം എന്നാണ് ഇതിന് നമ്മൾ ഉത്തരം എഴുതേണ്ടത് കേട്ടോ. കൗമാരമാണ്. ഈ വരികൾ ആകുല ചിന്തകൾ ആയിരം എന്ന് തുടങ്ങുന്ന ഭാഗം തൊട്ട് നമ്മൾ എന്താണ് പറയൂ നിങ്ങളും കൂടി കൂടെ പറയൂ. കൗർമാരാം ഒക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞോട്ടെ ചാമ്പിക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ചാമ്പിക്കോ കൗമാരം okay അപ്പൊ കൗമാരത്തെ കുറിച്ചാണ് ആകുല ചിന്തകൾ ആകുല ചിന്തകൾ ദുഃഖം നിറഞ്ഞ ചിന്തകളാ. എന്താ പറയുക നമ്മുടെ മനസ്സിനെ tension അടിപ്പിക്കുന്ന ചിന്തകളോട് ചിന്തകളായിരം കുന്തങ്ങൾ പോലെ തലയിൽ കുത്തികയറുകയും ആ തീരാപ്പകയും തിളയ്ക്കുന്ന സ്നേഹവും രക്തം തിളയ്ക്കുന്ന സ്നേഹവുമായിട്ട് അതായത് എന്താണ് എന്തിനും എന്തും ചെയ്യാൻ തയ്യാറാവുന്ന അല്ലെങ്കിൽ ആരെയും ഇല്ലാതെ ആക്കാൻ പോലും കഴിയുന്ന അല്ലെങ്കിൽ ആരോടും വെറുപ്പും തിളയ്ക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് opposite ആണ് ശരിക്കും. തിളയ്ക്കുന്ന സ്നേഹം. അതിന് പവിത്രമോ അല്ലെങ്കിൽ നിഷ്കളങ്കമോ അല്ല അങ്ങനെയുള്ള സ്നേഹവും വൈദ്യതി കമ്പി പോലെ ആപത്തായി ഉയരുന്ന കാലം അല്ലെ. വൈദ്യുതി കമ്പിയിൽ നമ്മൾ തൊടാൻ പോകുവോ തൊട്ടാൽ പരസ്യം പോലെയാകും നമ്മളൊക്കെ കൂടെ. ഇല്ലേ ഒറ്റ പുകയും പിന്നെ കറുത്ത രൂപവും മാത്രമേ ഉണ്ടാവൂൾ അല്ലെ

പകരം നമ്മുക്ക് അറിയാം അല്ലെ കൗമാരക്കാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുക്ക് ഇന്ന് കോഴിക്കോട് ജില്ലയില് കോഴിക്കോട് ജില്ലയിൽ ഒരു കോളേജില് sent off party ക്ക് ഇടയിൽ അത് കാണിച്ചത് അഭ്യാസത്തിൽ ഒരു പയ്യനും ബൈക്കും ഒക്കെ തകർന്ന് ഇപ്പൊ അത് കേസ് ഒക്കെ ആയി നിക്കുക കൗമാരത്തിന്റെ പ്രത്യേകതയാണ് അത് ആരോടും നിഷ്കളങ്കമോ പുഞ്ചിരിയോ ഒന്നും ഇല്ല ആരോടും അടുക്കാൻ കഴിയാതെ വേറിട്ട് നിൽക്കുന്ന വൈദ്യുതി കമ്പി പോലെ ആപത്തായി മാറുന്ന കാലം ജീവിതാനന്ദങ്ങൾ കാട്ടുതേൻ ഊട്ടിയും കാടു കാണിച്ചു രസിപ്പിച്ചാലും പോരെന്നു രക്തവും മാംസവും മജ്ജയും നോവെടുത്തു ഉച്ചത്തിൽ ആർക്കും കാലം ജീവിതാനന്ദങ്ങൾ കാറ്റു തേൻ പോലെ മധുരിക്കുന്ന മധുരിക്കുന്നതും കാടുപോലെ തണുപ്പിക്കുന്നതും കാട് തണുപ്പിന്റെ പ്രതീകമാണ്. അല്ലേ അതെ ജീവിതാനന്ദം തേൻ പോലെ ആണ് തേൻപോലെ മധുരിക്കുന്ന ആനന്ദവും കാട് കാടുപോലെ തണുപ്പിക്കുന്ന ശാന്തിയും നൽകാം എന്ന് പറഞ്ഞാലും അതൊന്നും എനിക്ക് വേണ്ട പകരം രക്തവും മാംസവും മജ്‌ജയുമാണ് എനിക്ക് വേണ്ടത് അല്ലെ

ആനന്ദവും ശാന്തിയും ഒന്നും എനിക്ക് വേണ്ട എനിക്ക് രക്തവും മജ്ജയും മാംസവും മതിയെന്ന് പറഞ്ഞു പോരടിക്കുന്ന കാലം തമ്മിൽ തമ്മിൽ കയർക്കുന്ന ഒരു കാലം കൗമാരത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ ഓരോ കാലത്തിന്റെ പ്രത്യേകതകളും കൂടി മക്കൾ ഓർത്തു വെക്കണം.

വിജയലക്ഷ്മി പറയുന്നത് ഓണവും പൂവും മറന്ന മലയാളനാടിങ്ങു ഖിന്ന ഞാൻ നോക്കി നിൽപ്പൂ അടിവരയിട്ട് വെക്കൂ പൂവും മറന്ന മലയാള നാടിങ്ങു ഖിന്ന ഖിന്ന എന്ന് പറഞ്ഞാൽ ദുഖിതയാണ്. ഓണവും പൂവും പൂക്കളമൊക്കെ മറന്നുപോയി മലയാളി അല്ലെ മലയാളി ഓണസദ്യവുമായി കാറ്ററിംഗ്ക്കാർ വരും ഇനി ഓണപ്പൂക്കളം തീർക്കാൻ ഇനി പൂവ് ഒന്നും വാങ്ങണ്ട ഈ കൊറോണ കാലം വന്നത് കൊണ്ടാ

രാത്രി light ഇട്ടു കത്തി കഴിഞ്ഞാൽ പല നിറത്തിലുള്ള പൂക്കൾ പോലെ നിക്കും duplicate ആണ് original അല്ല ഒരേയൊരു സാധനം മാത്രേ അവർ നമക്ക് original ആയി തന്നൊള്ളു. അത് കൊറോണ ആയിരുന്നു അല്ലെ ബാക്കി ഒക്കെ duplicate ആണ് തരല്. ഒന്ന് വീണു കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് വാങ്ങുന്ന ഫോണൊക്കെ ഒന്ന് വീണു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾ പിന്നെ ആ ഫോണിന്റെ ഉള്ളിൽ picture ഒക്കെ കാണുബോൾ ഇങ്ങനെ കൊഞ്ഞ നം കുത്തുന്നത് പോലെയേ കാണൂ കാരണം

ആരെങ്കിലും മരിച്ചാൽ റീത്ത് ആയിട്ടും വെക്കാമായിരുന്നു നമ്മുക്ക് അത്. റീത്ത് ആയി വെക്കുക കുഴിയിലേക്ക് പോകുമ്പോൾ അതുകൊണ്ടുപോയി വീണ്ടും വീട്ടിൽ വെക്കുക പിറ്റേ കൊല്ലം നമ്മുക്ക് എല്ലാ കൊല്ലവും വെക്കാവുന്ന പൂക്കളം അപ്പൊ ഓണവും പൂക്കളവുമൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ഓര്മയായിരുന്നു മക്കളെ. അതൊക്കെ മർന്നുപോയതിൽ കവി ദുഖിതയാണ് ഓണവും

എന്താണ് വരികളിൽ തരുന്ന ആശയം എന്ന് മക്കൾക്ക് മനസിലായോ? clear ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇത്തിരി മണ്ണിലാത്ത എത്രപേർ കൂടുമ്പോൾ കൊച്ചു വീട് ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കട കാറ്റും മഴയും കുടി ചുരുക്കി താഴത്ത് ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കെ വേദനിപ്പിക്കാത്തൊരു അമ്മ തൻ നിശബ്ദ വേപതു വാർന്ന മുഖം സ്മരിക്കേ വേപതു വാർന്ന മുഖം വിറയ്ക്കുന്ന മുഖം. വേപതു പകരം പകമെഴുതുക ചോദിക്കും. പകരം പദമെഴുതുക എന്ന് തന്ന് വേപതു വാർന്ന മുഖം അടിവരയിട്ട പദത്തിന്റെ അർഥം ചോദിക്കും. ചോദിച്ചുകഴിഞ്ഞാൽ മക്കൾ എഴുതേണ്ടത് എന്താണ്? വേപതു വിറയാർന്നത് വിറയ്ക്കുന്നത് എന്നൊക്കെയാണ് അർഥം. അപ്പൊ ഇവിടെ ഇത്തിരി വീടില്ലാത്ത ഒത്തിരി പേർ ഉണ്ട് അല്ലെ നമ്മുക്ക് അറിയാം തീപ്പട്ടി കൂടുപോലെ ഫ്ലാറ്റുകൾ പൊങ്ങി പൊങ്ങി വരുക ഇത്തിരി ഒരു ചെറിയ വീട് പോലും ഇല്ലാത്ത അനേകായിരം നമ്മുടെ നാട്ടിൽ ഉണ്ട്. കൂട് പോലെ കൂട് പോലെ ഒന്നിന് മുകളെ ഒന്നായി വീടുകൾ പൊങ്ങി വരുമ്പോൾ എവിടെയാണ് തുമ്പിക്ക് നിൽക്കുവാൻ സ്ഥലം? മണ്ണ് വേണ്ടേ അല്ലെ പൂവിന് വിരിയണമെങ്കിൽ മണ്ണ് വേണ്ടേ മണ്ണില്ല എല്ലാ മണ്ണും നമ്മളു നശിപ്പിച്ചു ഫ്ലാറ്റുകളും ഒക്കെ കെട്ടി നമ്മൾ പോകുന്നു നമ്മൾ ഓണവും പൂക്കളവും ഒക്കെ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിലു ചുരുക്കിപ്പോയി അല്ലെ ബാൽക്കണിയിൽ കൊതി ചുരുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ബാൽക്കണിയിൽ ചുരുങ്ങി പോയി മലയാളിയുടെ ഓണം ഓണം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ നിങ്ങൾക്ക് അറിയാത്തതു കൊണ്ട നിങ്ങൾക്ക് കർക്കിടകം എന്നു പറയുന്ന നശിച്ച ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് ഞങ്ങളുടെ ഒക്കെ കുട്ടികാലത്ത് വിശപ്പ് എന്ന് പറയുന്ന മഹാ

പക്ഷെ അന്ന് ഉണ്ടാവില്ല വിശപ്പായിരിക്കും അങ്ങനെ വിശന്നിരിക്കുന്ന ഓരോ മലയാളി ഗ്രാമീണന്റെയും ഉള്ളിലെ ഏക ചിന്ത കർക്കിടകം കഴിഞ്ഞാൽ ചിങ്ങം വരും ചിങ്ങം തുടങ്ങിയാൽ വി ഓണം വരും ഓണത്തിന് വയറു നിറച്ചു ഭക്ഷണം കഴിക്കാം പൂക്കളം തീർക്കാം ആഘോഷമായിരുന്നു. ഇന്ന് വിശപ്പില്ല കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലാത്തത്കൊണ്ട് അവർക്ക് ഓണത്തെ കുറിച്ചുള്ള മഹത്വം അറിയില്ല അപ്പൊ ഇന്നത്തെ ഓണം എന്ന് പറയുന്നത് ഇത്തിരി ചെറിയ വീട് പോലുമില്ലാത്ത അനേകായിരം നിൽക്കുന്ന സമയത് ഓണം എന്ന് പറയുന്നത് ഫ്‌ളാറ്റിലെ ബാൽക്കണിയിൽ ചുരുങ്ങി പോയിരിക്കുന്നു താഴത്ത് കവയത്രി താഴത്ത് കവി നോക്കാ താഴത്ത് നോക്കിയപ്പോ ഇത്തിരി മണ്ണേ ഉള്ളൂ ഫ്ലാറ്റിന്റെ അവിടെ ചെറി കുറച്ചു മണ്ണേ ഉള്ളൂ ആ മണ്ണിലും താഴത്ത് നോക്കുമ്പോൾ ഒരു പാവം തുമ്പ കിടക്കുന്നുണ്ട്. ആർക്കും വേണ്ടാതെ. ആർക്കും വേണ്ടാ തെ ആ തുമ്പയെ കണ്ടപ്പോൾ വിറയാർന്ന അമ്മയുടെ മുഖം പരിശുദ്ധമായ അമ്മയുടെ മുഖം കവി ഓർത്തുപോകുകയാണ്. അപ്പൊ മാറിയ മലയാളിയുടെ ഓണ സങ്കൽപ്പത്തെ കുറിച്ചാണ് കവിത ഇവിടെ പറയുന്നത് ഈ വരികളിൽ പറയുന്നത്. അപ്പൊ മലയാളിയുടെ മലയാളി മറന്ന ഓണത്തെ കുറിച്ചുള്ള എന്തൊക്കെ സൂചനയാണ് കവിതയിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ മക്കൾ എഴുതുമല്ലോ? വീടില്ലാത്തവനുണ്ട് പൂവും പൂക്കളവും ഓണവും മലയാളി മറന്നു. അവരുടെ ഓണം ഓണം മുഴുവൻ ഓണവും പൂക്കളവുമൊക്കൊക്കെ അവരുടെ ഫ്‌ളാറ്റിന്റെ ബാൽക്കണിയിൽ ഇത്തിരി ഇത്തിരിപ്പോന്ന സ്ഥലം അല്ലെ നമ്മുക്ക് അറിയാം ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഫ്ളാറ്റിലൊക്കെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സ്ഥലാ അതിനുള്ളിൽ അവരുടെ ഓണവും ആഘോഷവുമൊക്കെ ചുരിങ്ങിയപ്പോൾ താഴ്ത്ത് ആർക്കും വേണ്ടാത്ത തുമ്പകളും കാണുന്നു തുമ്പ കണ്ടപ്പോൾ കവി അമ്മയെ ഓർക്കുന്നു എന്തിനു പൂക്കളം ഒരു പൂക്കളവും വേണ്ട

ഓണ പുലർച്ചയിൽ കൂരിരുൾ നീക്കിയെൻ വീടനകത്തമ്മ വന്നുദിക്കും വരും വർഷ അക്ഷയ ശ്രീയാവലതുകാൽ വെച്ചുകേറും അടിവരയിട്ട് വെച്ചോളൂ മക്കളെ. അതാ മാലറ്റു പോകും വരും വർഷ അക്ഷയ ശ്രീയാവലതുകാൽ ഓണ പുലർച്ചയിൽ കൂരിരുൾ നിന്നാണ് മാറ്റി കുരിരുളിന്റെ ഇടയിൽ നിന്നും തന്റെ അമ്മ വരും അവിടെ അമ്മ പ്രതീക്ഷയുടെ പ്രതീകമാണ് അമ്മ ആഹ് hello ഡാ ആഹ് പിന്നെ എന്തോണ്ട്?

ഈ നിനക്ക് കരിക്കിനെ പറ്റി എന്തുവാടാ അഭിപ്രായം? കരിക്ക് പൊളിയാടാ മറ്റേ കരിക്കിന്റെ ആ തേരാ പാരാ ഒക്കെ എന്നാ വിഷയം series ആയിരുന്ന് അല്ലെയോ?

ആ ഷിബൂന്‍റെ ആണെങ്കിലേ അഹ് മറ്റേ ഏതായിരുന്നു? അവന്മാര് ആ first scene മറ്റേ ശംബുവും കരിക്ക് ഒക്കെ അവന്മാര് മറ്റേ computer വച്ച് hack ചെയ്യുന്നതൊക്കെ. കിടുവായിരുന്നു. ആ എനിക്ക് അത് അഹ് ആ ഷിബുന്റെ ജോലി ആ കുലുക്കി അടിക്കാൻ പോകുന്നതിന്റെ

latest ആയിട്ട് എന്ന് പറയുമ്പോ സാമർത്യശാസ്ത്രം ആയിരുന്നു.

അതൊരു super പക്കാ ഒരു ഒരു thriller ഒരു thriller ഒരു thriller എന്ന് വേണെമെങ്കിൽ പറയാം. അത്രേം നല്ലൊരു ഇതായിട്ട് ആയിരുന്നു ചെയ്തത്. അവര്, comedy യില്‍ നിന്ന് അവര് മാറ്റിപിടിച്ചു കൊറച്ചുംകൂടെ ഒരു ജീവിതത്തെ പച്ചയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഇതായിരുന്നു. അവരു അതിനകത്തു കുടുതലും concentrate ചെയ്തത് ഇപ്പം മറ്റേ ഈ കഥയിൽ ആയിരുന്നല്ലേ? കഥ പിന്നെ ആ production ആ കഥയും അഹ് screenplay ആയാലും

കഥയിൽ ആയാലും അവരുടെ making ആ quality ആണ്. ആഹ് അഹ് പിന്നെ എന്ന് പറയുമ്പോൾ അഹ് ബാബു നമ്പുതിരിയാണ്. അത് വിഷയം ആയിരുന്നു അത് മറ്റേ ബാബു നംബൂതിരി സർ, അഹ് അങ്ങനെ എന്തോ പറയോലോ. പണവും പ്രതാപവും നമുക്ക് എന്തിനാ, അഹ് പിന്നെ മറ്റേ ലാലേട്ടന്റെ ഏറ്റവും latest അടുത്തത് ഏതായിരുന്നു ഇറങ്ങാൻ പോകുന്നത് അഹ് എംപുരാൻ. ആ എംപുരാൻ, എംപുരാൻ എന്ന് ആണ്, പിന്നെ ജിത്തു ജോസഫും ആയിട്ട് ഉള്ള ഒരു റാം എന്ന് പറഞ്ഞ ഒരു film റാആ അഹ് അത് ഏത് മറ്റേ അഹ് detective അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലിയോ. ഇങ്ങനെ ഏത്

last ഇറങ്ങിയ ഒരു പടം പൊട്ടിപ്പോയല്ലോ ഏതായിരുന്നു അതിന്റെ പേര്? last എറങ്ങിയതെന്നു പറയുമ്പോൾ നമുക്ക് അറിയാലോ ആറാട്ട് അല്ലായിരുന്നോ?

മോൺസ്റ്റർ അല്ലടാ മറ്റേ ഒരു അഞ്ചാറു പേരുള്ളത് അതിനകത്തു ലാലേട്ടൻ ഇറങ്ങി ഇങ്ങനെ ചതിക്കുന്നത് ഒക്കെ ഒരു എന്താ പറയുന്നെ മറ്റേ അഹ് ഒരു അഹ് Twelfth Man അത് തന്നെ. Twelth Man അങ്ങനെ ലാലേട്ടൻ അങ്ങനെ ചതിക്കുന്നത് ഒന്നും അല്ല. ലാലേട്ടൻ എനിക്ക് തോന്നുന്ന് അതിനകത്തു ഒരു അഹ് investigative officer ആയിട്ട് അതില് സ്ഥിരം നമ്മളുടെ മറ്റേ ഉണ്ണികൃഷ്ണൻ film അഹ് അതിന്‍റെ അകത്തെ

different ആയിട്ട് ഒരു ഇത് കൊണ്ടുവന്നതാ ഒരു രാഷ്ട്രീയം ഒരു പക്ക രാഷ്ട്രീയ പടം എടുക്കാതെ പല പല reference കൊടുത്ത് അഹ് അത് എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപെട്ടാരുന്നു.

ലൂസിഫർ ഒക്കെ എന്ത് പൊളിയായിരുന്നുല്ലേ? അഹ് പൃഥ്വിരാജ് പൊളിയാ അതാ. പ്രേത്യേകിച്ച് ആ story ഒക്കെ. മറ്റേ ആ സമയത്തായിരുന്നു മറ്റേ illuminati ഒക്കെ ഭയങ്കര ആ illuminati പിന്നെ അഹ് ഓരോ scenes ലും അവര് ആ reference കൊടുക്കുന്നെ illuminati ടെ ആയാലും അഹ് മറ്റേ കണ്ണിനായിരുന്നു കുടുതലും. പിന്നെ നമ്മുടെ present indian society നമ്മുടെ indian political ഇത്തിരിയും കൂടെ ഒരു കളിയാക്കി ഒരു വിമര്‍ശനാത്മകം ആയിട്ട് അല്ലെ ചെയ്തേ. പിന്നെ ഈ ലഹരിവസ്തുക്കളുടെ ഉപയോഗം അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ശെരിയാ പിന്നെ. അഹ് media ടെ

പിന്നെ നീ മറ്റേ അഹ് ഇതൊക്കെ കാണാറുണ്ടോ? ആംഗലേയ ഭാഷയിലെ series ഉകൾ ഒക്കെ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ വെല്യ ഇതായിട്ട് ഒക്കെ കാണാറില്ലായിരുന്നു, പിന്നെ അഹ് അതിനെ പറ്റി എനിക്ക് അത്ര വെല്യ ഇതില്ലടാ, ചിലതൊക്കെ ഹാരി പോട്ടർ പോലത്തെ ഉള്ള films നെ പറ്റി അറിയാം അല്ലാതെ. നിനക്കു ഏറ്റവും നിന്‍റെ favorite ഇത് ആരാ അഹ് ലാലേട്ടൻ ആണോ മമ്മൂട്ടി ആണോ?

പിന്നെ തന്മാത്ര, തന്മാത്ര പക്ഷെ full ഇരുന്ന് ഒരാക്കും അത് കാണാൻ പറ്റില്ല അത്രയ്ക്കും അദ്ദേഹത്തിന്‍റെ ആ അഹ് അഭിനയത്തിന്‍റെ ഇതും വിഷമായിപ്പോവും എനിക്കും ഇന്നും കൂടെ അതിലെ ഒരു പാട്ട് കെട്ടായിരുന്നു പക്ഷെ പാട്ട് കേട്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി. അത്രേം ഇതായിട്ട് ഉള്ള ഒരു film ആ അത്. Full ഇരുന്ന് കാണാനും ആർക്കും പറ്റില്ല. അത്രയ്ക്കും ഇതായിട്ട് ചെയ്തതല്ലായുന്നോ ആ പിന്നെ വേറെ ഏതു പടമാണ് ഉള്ളത്? മറ്റേ ടോവിനോയുടെ പടത്തെ പറ്റി ഒക്കെ എന്താ നിന്‍റെ അഭിപ്രായം?

ടോവിനോയുടെ പടം ആ കൊള്ളാം കുഴപ്പില്ല, പല ഇത് ആ രീതിയിൽ ഉള്ളത് ചെയുന്നുണ്ട് ഇപ്പൊ. Comedy മാത്രം അല്ല. Political drama പിന്നെ ഇപ്പൊ അടുത്ത് ഒരു ഇറങ്ങിയാർന്നല്ലോ, തല്ലുമാല അഹ് തല്ലുമാല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. അഹ് ഞാൻ കണ്ടില്ലായിരുന്നു അഹ് എങ്ങനെ ഉണ്ടായിരുന്നു അത്? തല്ലുമാല കൊള്ളായിരുന്നടാ. Nice ആരുന്നു നല്ല അത്യാവശ്യം കൊള്ളാമാരുന്നു. അതിനകത്ത് ഇവൻ ആണെങ്ങി ഒരു ഈ

ആ youtube അങ്ങനെ ഒക്കെ,

അഹ് നൻപകൽ നേരത്തു മയക്കം അഹ് മമ്മുട്ടിടേം ആ film അതിനകത്ത് അതിനകത്ത് ഒരു കാര്യം ഉണ്ട് എന്ന് വെച്ചാൽ ആ cinema ആണെങ്കിൽ ആദ്യം ഇറങ്ങാൻ പോയത് എന്ന് വെച്ചാൽ മമ്മൂട്ടീടെ പുതിയ നിർമ്മാണ company യുടെയാ. ആഹ് മമ്മൂട്ടി films ഓ അങ്ങനെ മമ്മൂട്ടി company യൊ അഹ് മമ്മൂട്ടി company അതിന്റെ ആദ്യത്തെ ചിത്രം ആയിരുന്നു. അപ്പോഴത്തേക്കും അതിന്‍റെ director ആരാണെന്നു അറിയുവോ? ആ ലിജോ ലിജോ ജോസ് ആ അത് തന്നെ

അഹ് കാണാതികാണാതിരിക്കുന്നയിരുന്നു നല്ലേ നല്ല തെറി വിളിയാ അതില്. അതാ അത് അത് പച്ചയായ ജീവിതം ചിത്രീകരിക്കുമ്പോൾ പിന്നെ അത് അഹ് സത്യത്തിലെ അതിന്റെ കഥ അങ്ങനെ അല്ല, അതിന്റെ കഥയെന്നു വെച്ചാൽ ഈ ഇപ്പം ചുരുളി എന്ന് പറയുന്നത് ഒരു സ്ഥലം ആടാ, അഹ് ആ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവാ. i mean ഞാൻ ഉദ്ദേശിച്ചത്ത് എന്താണെന്നു വെച്ചാൽ, ആ സ്ഥലത്തുള്ള ആളുകൾ പുറത്തുള്ള ആള്‍ക്കാരല്ല. സത്യത്തിൽ അവര് അന്യഗ്രഹജീവികളാ.

മനസ്സിലായ? അഹ് അവിടത്തെ ആൾകാരെല്ലാം അന്യഗ്രഹജീവികൾ ആണ്. അഹ് അപ്പൊ ഇങ്ങനെ അവിടത്തെ ഓരോ അന്യഗ്രഹജീവികളുടേം ഒരു ഇത് എന്ന് വെച്ചാൽ ഓഒരു അഹ് ഒരു ചുറ്റും ചുറ്റി ചുറ്റി ചുറ്റി ഒരിക്കലും തീരാത്ത പോലെ അനന്തമായിട്ട് കിടക്കുവാ അവിടുത്തെ ജീവിതം. അതായത് അഹ് ഒരു പ്രാവശ്യം നടക്കുന്ന സംഭവം പിന്നേം നടന്നുകൊണ്ട് ഇരിക്കും. അതായത് അവിടെ അവിടത്തെ ഒരു കഥ പറയുന്നത് എന്ന് വെച്ചാല് അവിടെ ഒരു മാടൻ ഉണ്ട്. അതെല്ലാം ആവർത്തിക്കും, ഓരോ സംഭവങ്ങളും അവിടത്തെ ഒരു മാടൻ എന്ന് പറയുന്ന ഒരു ആള് ഉണ്ട്, ആ മാടൻ ഇങ്ങനെ പുറത്ത് ആൾക്കാരെ പുറത്തു നിന്ന് പുറത്തെ നാട്ടിലെ ആൾക്കാരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട്, അവിടത്തെ അഹ് അവിടത്തെ ഒരാളാക്കും. അവിടത്തെ ഒരാളാക്കുന്നത് എന്ന് വെച്ചാൽ കുറെ events ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ അഹ് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാം അവർക്ക് എല്ലാവര്‍ക്കും അറിയാം. ഈ പുതിയ വരുന്ന ആള് അവരുടെ കുട്ടത്തിൽ ഒരു ആള് ആകാൻ പോകുന്ന ആളാ. അപ്പൊ ഇങ്ങനെ എന്നിട്ട് അവരെ കൊണ്ട് കുറെ പൂജകളും ആ സംഭവം ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് അവരെ പുതിയ ഒരു ആവും അത് വിഷയാ അത്. ലിജോ ജോസ് പെല്ലിശ്ശേരിടെ പിന്നെ അദ്ദേഹത്തിന്‍റെ തന്നെ വേറെ ഒരു പടം ഉണ്ടായിരുന്നുവല്ലോ, മറ്റേ ഒരു ജെല്ലിക്കെട്ട്, ജെല്ലിക്കെട്ട് അദ്ദേഹ അതിന്റെ എന്തടാ അതിന്റെ ഒരു അത്രയ്ക്കും നല്ല രീതിയിൽ ചെയ്തതാ, ഓസ്കാർ nomination കിട്ടിയാർന്നു. നമ്മള് ഈ മലയാളത്തിൽ ഉള്ള വാക്കുകൾ ആണ് ഇതില് സത്യത്തിൽ കൂടുതലും ഉപയോഗിക്കേണ്ടത് മറ്റു വാക്കുകള്

ആ അതാണ് ഞാൻ പറഞ്ഞെ അപ്പൊ നമ്മള്, അടുത്ത് ഇപ്പൊ കാപ്പ എന്ന് പറയുന്ന കണ്ടിട്ടുണ്ടായിരുന്നോ നീ? കാപ്പ ആരുടെ ആയിരുന്നു? അത് അതൊരു അഹ് horror ഈ കുറെ നാളുകൾക്ക് ശേഷം ആണ് ഈ horror cinema വരുന്നേ അതിന്‍റെ poster കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ മറ്റേ ഭാവനയാ അതിലെ നായിക ആണെന്ന് എനിക്ക് തോന്നുന്നേ.

അതിൽ ആരാ നാ നായകൻ ആരാണ്? അതിനു അഹ് നായകൻ ഇല്ല പക്ഷെ പൃഥ്വിരാജ് ആയിരുന്നു ഇതിന്‍റെ cinema logo first look poster പുറത്തിറക്കിയത്. അതില് സ്ത്രീ കഥാപാത്രത്തിന് ഏറെ പ്രാധാന്യം ഉള്ള ഒരു ചിത്രം ആണ്. പിന്നെ, പിന്നെ ഈ അദിതി രവി ഉണ്ടല്ലോ അവരൊക്കെ ആണ്. നീനീ ഇത് കേട്ടിട്ടുണ്ടോ ഈ hollywood അഹ് hollywood അല്ല bollywood ഒക്കെ പൊട്ടുവാണെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടാരുന്നോ? ആ അത് bollywood അഹ് ചിത്രങ്ങൾക്ക് ഉള്ള സ്വികാര്യത ഇപ്പൊ ലഭിക്കുന്നില്ല. അത് കാരണം നമ്മുടെ ഈ south നമ്മുടെ ദക്ഷിണേന്ത്യൻ ചിത്രങ്ങളിലെ അതും dub ചെയ്ത് ആ ആ ott platforms ആ platforms ഇന്‍റെയും ഈ മലയാള cinema കൾക്കും south indian cinema കൾക്കും ഒക്കെ പൈങ്കരേ

അത് മാത്രം അല്ല മൊഴിമാറ്റി അത് അവിടെ പ്രദർശനത്തിന് എത്തിക്കുമ്പോൾ അവർക്ക് ഭയങ്കര അവർക്ക് ഒരു പ്രേത്യേക ഒരു താല്പര്യം അതിനോട് ഒണ്ടാരുന്നു.

പിന്നെ മറ്റേ പുതിയൊരു black panther അഹ് black panther ഒരു cinema ഇറങ്ങാൻ പോകുന്നുണ്ട് black panther wakkanda forever അത് എറങ്ങിയാരുന്നല്ലോ.

അഹ് marvel അത് തന്നെ avengers